hello നമസ്ക്കാരം alkali ലോഹങ്ങൾ alkalineearth ലോഹങ്ങൾ എന്നിവയെപ്പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് alkali ലോഹങ്ങൾ ഒന്നാം group ലെ lithium മുതൽ francium വരെയുള്ള ലോഹങ്ങളാണ് alkali ലോഹങ്ങൾ ഒന്നാം group ലെ lithium മുതൽ francium വരെ lithium sodiumpotassium തുടങ്ങിയവ മൃദു ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു lithium sodiumpotassiumsoft ആണ് മൃദു ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു lithium sodium potassium തുടങ്ങിയ ലോഹങ്ങളെ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ കഴിയും കത്തി ഉപയോഗിച്ച് മുറിക്കിച്ചെടുക്കാൻ കഴിയുന്ന ലോഹങ്ങളാണ് lithiumsodium potassium തുടങ്ങിയവ ആവർത്തനപ്പട്ടികയിൽ ആദ്യ ആദ്യ ലോഹമാണ് lithium ആവർത്തനപ്പട്ടികയിലെ ഒന്നാമത്തെ ലോഹം ചോദിച്ചാൽ അത് lithium മാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെടുന്ന ലോഹമാണ് lithiumlithium സൂക്ഷിക്കപ്പെടുന്നത് മെഴുകിലാണ്

മണ്ണെണ്ണയിലിട്ട് സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് sodium വും potassium വും natrium എന്ന പേരുള്ള ലോഹമാണ് sodium അതുകൊണ്ട് NA എന്നതാണ് പ്രതീകം NAnatriumsodiumNA kalium എന്ന പേരുള്ള ലോഹമാണ് potassiumkalium ത്തിന്റെ പ്രതീകം kpotassium ത്തിന്റെ പ്രതീകം sodium potassium calcium തുടങ്ങിയ ലോഹങ്ങളെ ആദ്യമായി വേർതിരിച്ചെടുത്തത് sir ഹംഫ്രി ഡേവിയാണ് sodium potassium calcium തുടങ്ങിയ ലോഹങ്ങളെ ആദ്യമായി വേർതിരിച്ചെടുത്തത് sir ഹംഫ്രി ഡേവിയാണ് മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദത്തെ സ്വാധിനിക്കുന്ന ലോഹങ്ങളാണ് sodium potassium എന്നിവ രക്തസമ്മർദത്തെ സ്വാധിനിക്കുന്ന ഘടകം അഹ് എന്താ ലോഹങ്ങളാണ് sodium വും potassium വും mobile phone Battery കളിൽ ഉപയോഗിക്കുന്ന ലോഹം lithium ബേ lithium മാണ് lithium metal ഉൽ ഉൽപാദിപ്പിക്കുന്നത് lithium chloride ൻ്റെ chloride ൻ്റെയും potassium chloridelithium chloride ൻ്റെയും potassium chloride ൻ്റെയും ഉരുകിയും മിശ്രിതത്തെ വൈദ്യുതി വിശ്ലേഷണം നടത്തിയാണ് lithium ഉണ്ടാക്കുന്നത്‌ atomic clock കളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് cesiumatomic clock കളിൽ ഉപയോഗിക്കുന്നതാണ് cesium അടുത്തത് alkalin ചേർത്ത ലോഹങ്ങൾ beryllium magnesium calcium

ബഹിരാകാശ telescope ആയ ജെയിംസ് webb space telescope ൻ്റെ പ്രാഥമിക കണ്ണാടി നിർമിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് beryllium മാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശത്തെ telescope ആയ ജെയിംസ് webb space telescope ൻ്റെ പ്രാഥമിക കണ്ണാടി നിർമിക്കാൻ ഉപോയോഗിക്കുന്നത് beryllium മാണ് beryllium ത്തിന്റെ മറ്റു സവിശേഷതകൾ beryllium കഴിഞ്ഞാൽ magnesium magnesium ഹരിതകത്തിൽ അടങ്ങിയ ലോഹമാണ് magnesium ഹരിതകത്തിലുള്ള ലോഹമാണ് magnesium antacid ആയി ഉപയോഗിക്കുന്ന magnesium സംയുക്തമാണ് magnesium

സസ്യജാലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ സംയുക്തമാണ് magnesium chloridesorry സമുദ്രജലത്തിൽ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് magnesium സമുദ്രജലത്തില് ഹരിതകത്തില് ഇതൊക്കെയാണ് magnesium അടങ്ങിയിട്ടുള്ളത് ഹരിതകത്തിൽ അടങ്ങിയ ലോഹ magnesium സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ സംയുക്തം magnesiumcalcium മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹമാണ് calcium എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന calcium സംയുക്തം calcium phosphate ആണ് എല്ലുകളിൽ അടങ്ങിയിരിക്കുന്നത് calcium phosphate ആണ് മുട്ടത്തോടിലും chalk ലും അടങ്ങിയ calcium സംയുക്തം calcium carbonate ആണ് calcium carbonate പൊതുവെ മുട്ടത്തോട് chalk തുടങ്ങിയിൽ കാണപ്പെടുന്നത് calcium carbonate ആണ്

calcium ഒ oxide oxide ആണ് lime cook quicklime എന്നീ പേരിൽ അറിയപ്പെടുന്നത് calcium carbonate ഉം acid ഉം പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം carbon dioxide calcium carbonate ഉം acid ഉം തമ്മിൽ പ്രവർത്തിച്ചാൽ അത് carbon dioxide ഉണ്ടായിമാറും അവിടെ cement നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്‌കൃത വസ്തുവാണ് ചുണ്ണാമ്പ്കല്ല് cement നിർമ്മാണത്തിന് ചുണ്ണാമ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത് cement cement ൻ്റെ setting സമയം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് gypsumcement ൻ്റെ set setting സമയം നിയന്ത്രിക്കുന്നത് gypsum ആണ് calcium ത്തിൻ്റെ ഒരു ധ ധാതു ആണ് gypsum calcium ത്തിൻ്റെ ഒരു ധാതു ആണ് gypsum gypsum ത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് degree celsius ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥമാണ് plaster of paris gypsum ത്തെ നൂറ്റി ഇരുപത്തി അഞ്ച് degree celsius ൽ ചൂടാക്കിയാൽ ലഭിക്കുന്ന പഥാർത്ഥമാണ് plaster of paris ലോഹങ്ങളുടെ രാജാവ് അടുത്തത് ലോഹങ്ങൾ കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ലോഹങ്ങളാണ് സ്വർണ്ണം വെള്ളി platinum ഇവ ഇവയാണ് ലോഹങ്ങളുടെ രാജാവ് രാജാ എന്നറിയപ്പെടുന്നത് സ്വർണ്ണം വെള്ളി platinum ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണതില്

സ്വർണ്ണാഭരണം നിർമ്മിക്കാൻ സ്വർണ്ണത്തിനൊപ്പം ചേർക്കുന്നത് ചെമ്പ് സ്വർണ്ണം ലയിക്കുന്ന ദ്രാവകമാണ് aqua regia സ്വർണ്ണം ലയിക്കുന്ന ദ്രാവകമാണ് aqua regia aqua regia സ്വർണ്ണം ലയിക്കുന്നതിനാൽ രാജകീയ ദ്രവം എന്നറിയപ്പെടുന്നതാണ് aqua regia അടുത്തത് ലോഹസംഘ സംഗരങ്ങൾ bronze ൽ അടങ്ങിയിരിക്കുന്നത് copper tin copper tin എന്നിവ bronze ൽ bronze ആണ് fuse wire ലെ tin led എന്നിവ fuse wire ൽ nichromenickel chromium ഇരുമ്പ് തുടങ്ങിയവയാണ് nichrome NichromeNickel chromium ഇരുമ്പ് എന്നിവയിലാണ് ഇത് കാണിക്കുന്നത് german silver ചെമ്പ് zinc nickel gun metal ചെമ്പ് tin zinc gun metal ചെമ്പ് zinc ചെമ്പ് tin zinc gun metalfuse wire tin led nichrome nickel chromium ഇരുമ്പ് duralumin

അതു കൊണ്ട് അത് ശ്രദ്ധിക്കണം silver ഇല്ലാത്തതാണ് german silver ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഉള്ളത് വൈദ്യുത ചാലകവും താപ ചാലകവും ഉള്ളത് വെള്ളിയാണ് വെള്ളി കുലീന ലോഹങ്ങളിൽ പെടില്ല കുലീന ലോഹങ്ങളിൽ പെടുന്നത് സ്വർണ്ണം കുലീന ലോഹങ്ങളിൽ പെടുന്നതാണ് വെള്ളി ഏർ സ്വർണ്ണം വെള്ളി platinum എന്നിവയാണ് കുലീന ലോഹങ്ങൾ

അപ്പകാരം തേനീച്ചകളൊക്കെ കുത്തിയാൽ അവിടെ നമ്മൾ പുരട്ടും അതായത് antacid ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പ അപ്പകാരം അപ്പോ sodium bicarbonate ആണ് അപ്പകാരത്തിൻ്റെത് രാസനാമം അതുപോലെ അലുക്കുകാരത്തിൻ്റെ രാസനാമം sodium carbonate അലക്കുകാരം sodium carbonatechile chile saw saltpetersodium nitrate ആണ്‌ chile saltpeter water glass sodium sulphate ഇന്ദുപ്പ് potassium chloride ആണ് ഇന്ദുപ്പ് ഇന്ദുപ്പിൻ്റെ രാസനാമാണ് potassium chloride തുടങ്ങിയവയാണ് chemistry യിലെ പ്രധാന വസ്തുതകൾ ഇപ്പോൾ നമ്മൾ ചർച്ചചെയ്തത് alkali ലോഹങ്ങൾ alkalin earth ലോഹങ്ങൾ അതുപോലെ ലോഹത്തിൻ്റെ പല സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ലോഹനത്തിൻ്റ സവിശേഷതയിൽ പ്രധാനപ്പെട്ടതാണ് ductility malleability sonority ലോഹദ്യുതി എന്നിവ ലോഹദ്യുതി എന്നത് ഏർ പോ ലോഹം മുറിച്ചതിനുശേഷം ലോഹത്തിനുള്ള തിളക്കമാണ് ലോഹദ്യുതി അതുപോലെ തന്നെ sonority malleability ductilitysonority അതിൻ്റെ sound ആണ് ശബ്‌ദ ശബ്‌ദമാണ് തുടങ്ങിയവയാണ് ചർച്ചചെയ്തത് എല്ലാ വർക്കും നന്ദി നമസ്‌കാരം Hello സജ്ജാദെ നമസ്കാരം കേൾക്കാമോ yes എ മിദ്‌ലാജെ കേൾക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഏത് വിഷയത്തിലാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇപ്പൊ നിലവില് football നെ കുറിച്ച് sports നെ കുറിച്ചാ നമ്മള് ചർച്ച ചെയ്യുന്നത് കായിക വിനോദങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അതില് കായികത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ football നെ കുറിച്ച് വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇനി നമ്മുക്ക് cricket നെ കുറിച്ച് അല്പം സംസാരിക്കാം

ഏറ്റവും കൂടുതല് അതിന് സ്വാധീനം ചെലുത്തിയ ചില രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒട്ടു മിക്ക രാജ്യങ്ങളിലും football നെ പോലെ ആരാധകര് ജനങ്ങളേറ്റെടുത്ത ഒരു കായിക വിനോദ ഇനമാണ് cricket എന്നുള്ളത് ഈ cricket കണ്ടുപിടിച്ചത് football കണ്ടുപിടിച്ച രാജ്യമായ ഇംഗ്ലണ്ട് തന്നെയായിരുന്നു ഏർ പക്ഷെ football ൽ ഇംഗ്ലണ്ട് ശോഭിച്ച പോലെ cricket ൽ

യഥാർത്ഥത്തിൽ cricket ന്റെ തുടക്കം ഒരു വലിയ ഒരു ഉത്സാഹകരമായ ഒരു വലിയ വിപ്ലവ സാധ്യതയുള്ളൊരു തുടക്കമായിരുന്നില്ല എങ്കിൽ കൂടി പില്‍ക്കാലത്ത് അതിന് ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണയും ഒരുപാട് ജനങ്ങൾ അതിൽ involve ആവുകയും ചെയ്തപ്പോൾ അതിന് പിന്നെ വലിയ ഒരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ cricket ന്

ഏർ ഇപ്പൊ നമ്മളെ ഇന്ത്യനെ എട്ത്ത് നോക്കുവാണ് ന്നുണ്ടെങ്കില് IPLindian premier leaguecricket ല് വളരെ അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റു രാജ്യങ്ങളിലുപരി എല്ലാ കണ്ണുകളും ഉറ്റു നോക്കുന്ന ഒരു league ആണ് IPL യഥാർത്ഥത്തിൽ cricket football നെ പോലെത്തന്നെ പതിനൊന്ന് players നെ വെച്ചിട്ടാണ് കളിക്ക അതില് ഓരോ players നും തന്റേതായ ഉത്തരവാദിത്വ ബോധങ്ങളും ഓരോ ഏർ അതിലെ ഓരോ players നും ഓരോ കഴിവുകളും ഓരോ കഴിവുകളുള്ള players നെ ഓരോ മേഘലകളിലാക്കി തിരിച്ചിട്ടായിരിക്കാം ഒരു coach ന്റെ ഒരു captain ന്റെ നേത്രത്വത്തിൽ ഒരു team നെ എടുക്കുക അപ്പൊ cricket എന്നുള്ളത് അതിന്റെ മറ്റൊരു വശം എടുത്ത് നോക്ക ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിന് അത് മഴുവയങ്ങുന്ന ആരോഗ്യത്തിന് നല്ല ഗുണമുള്ളൊരു കായിക വിനോദം കൂടിയാണ് അത് കാരണം മറ്റൊന്ന് വെച്ചാല് cricket ലെ ball ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഓടുന്നു cricket bat ചെയ്യുക എന്നതിൽ ആ വ്യക്തിന്റെ ശരീര ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു മറ്റു fielding ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പന്തെടുക്കാൻ ഓടുന്നു അങ്ങനെ ഏതൊരു മേഖല cricket ന്റെ ഏതൊരു മേഖല എടുത്ത് നോക്കാന്നുണ്ടെങ്കിലും അവിടെ അവർക്ക് തന്റെ ശരീരം കൊണ്ട് ഒരാരോഗ്യപരമായൊരു ഗുണം അവർക്കവിടെ കിട്ടുന്നു എന്നുള്ളത് cricket ന്റെ ആ തലത്തിലുള്ളൊരു വസ്തുതയാണ് അപ്പൊ cricket നെ മൊത്തത്തില്‍ നമ്മളെടുത്ത് പരിശോധിക്ക എന്നുണ്ടെങ്കില് മറ്റു കായിക വിനോദങ്ങളെടുത്ത് അപേക്ഷിക്ക എന്നുണ്ടെങ്കില് cricket ന് വലിയ ഒരു സ്വാധീനം ഈ sports മേഖലയില് ചെലുത്തീട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത

നമ്മുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന football ൽ ഇന്ത്യ അത്രയാന്ന് പറഞ്ഞു വരുന്നതല്ലെ ഈ അടുത്ത ഇസ്രാഈൽന്ന് പുറപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാനത്താണ് ഇന്ത്യക്ക് എന്നാൽ cricket ന്റെ പരിധിയിലത് എട്ത്ത് നോക്ക എന്നുണ്ടെങ്കില് ഇന്ത്യ വളരെ അധികം മുൻപന്തിയിൽ നിൽക്കുന്ന cricket ന് cricket മേഖലയിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ എന്നുള്ളത് എന്താണ് മിദ്‌ലാജിന് cricket നെ കുറിച്ച് പറയാനുള്ളത് cricket നല്ലൊരു വിനോദം തന്നെയാണ് കളി വിനോദം തന്നെയാണ് ഓസിൽ അത് പറഞ്ഞു നമ്മുടെ ഇന്ത്യ എന്നുള്ളത് football നെക്കാളും ഒന്ന് കൂടി മികച്ച് നിൽക്കുന്നത് cricket മേഖലയിലാണ് നമുക്കറിയാം ഇന്ത്യ ഇന്ത്യയുടെ കായിക മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാൽ football ന്റെ മേഖലയെക്കാൾ കൂടുതൽ ശോഭിച്ച് നിൽക്കുന്നത് cricket ന്റെ മേഖലയാണ് ഏർ അത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ cricket ന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് എങ്കിൽ കൂടി football ഉം cricket ഉംതമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ football ൽ മുഴുവൻ players ഉം ഒരേ സമയം കളിച്ച് കൊണ്ടിരിക്കുകയാണ് മുഴുവൻ അംഗങ്ങളും

ഒരു team ന് എത്രയാളാണോ അത്രയും ആളുകൾ full time ആയിക്കൊണ്ട് കളിക്കുന്നുണ്ട് എന്നാൽ cricket ൽ bat ചെയ്യുമ്പോൾ രണ്ട് പേർ bat ചെയ്യുകയും ബാക്കിയുള്ളവർ വിശ്രമിക്കുകയുമാണ് field ചെയ്യുമ്പോൾ

അങ്ങത്തൊരു വിത്യാസമുണ്ട് എന്നാലും പലരും cricket നെ ആക്ഷേപിക്കുന്നെല്ലാം കേൾക്കാറുണ്ട് അതൊരു പിരാന്തൻ കളിയാണ് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് football നെ അപേക്ഷിച്ച് cricket നെ ആക്ഷേപിക്കുന്നത് കാണാറുണ്ട്

cricket നെ ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ football നെ ആസ്വദിക്കുന്നുണ്ട് football ആസ്വദിക്കുന്ന അത്ര തന്നെ പലരും cricket നെ ആസ്വദിക്കുന്നില്ല അവര് cricket കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും എനിക്ക് തോണിയ ഒരു കാര്യമാണ് ഇനി cricket നെ കുറിച്ച് സജ്ജാദിനെന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് തീർച്ചയായും മിദ്‌ലാജ് പറഞ്ഞത് ഒരു വസ്തുത തന്നെയാണ് കാരണം batting എതിർ team batting batting ഇറങ്ങും വരെ bat ചെയ്യുന്ന സമയത്ത് ഒര് രണ്ട് players മാത്രമാണ് കളത്തിൽ ഇറങ്ങുക അത് കൊണ്ട് തന്നെ

അവസ്ഥയുമുണ്ടാകുന്നത് കൊണ്ട് അവ football ന് അത്ര ഇല്ലാന്നിണ്ടെങ്കിലും ചെറുതായിട്ട് ഉണ്ടെന്ന് പറഞ്ഞൂടെ പിന്നെ cricket നമുക്ക് എടുത്ത് പരിശോധിക്കാ എന്നുണ്ടെങ്കില് ഏർ foot ഏർ ഒരു പല ഇനങ്ങളിലായിട്ടാണ് നമ്മളിപ്പോ football നെ എടുത്ത് പരിശോധിക്ക എന്നുണ്ടെങ്കില് സാധാ ഏർ നമ്മളെ ഇന്ത്യയിലൊകൊള്ളൂ എങ്ങനെ ഈ sevens ഏർ fives അങ്ങനത്തെ ലോ കായിക വിനോദങ്ങള് football ൽ ഇണ്ട് ഇത് യ യാഥാർഥ്യം തന്നെയാണ് പക്ഷേ ലോകത്ത് football ഏർ വികസിപ്പിച്ചത് അതിനെ വാ football പ്രശസ്തിയാർജ്ജിച്ചത് ഈ ഒരു പതിനൊന്ന് അംഗ players നെ ഇറക്കി അതൊരു വലിയ മാമാങ്കം ആക്കി എടുക്കുന്ന ഒരു അവസ്ഥയാണ് ക്ഷെ

കാര്യങ്ങളാണ് അതവാ full cricket ന്റെ മേഖലയിൽ എടുത്ത് നോക്കന്നുണ്ടെങ്കില് cricket test രൂപത്തിൽ നടക്കുന്നു test രൂപത്തിൽന്ന് പറഞ്ഞാല് ഒരു നിശ്ചിതാർത്ഥ over കൾ innings ഉകളായിട്ട്